ആഹ് അങ്ങനെ ഓർഡർ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടത്തെ കഴിക്കുന്ന രീതി വെച്ചിട്ട് അവിടെ വന്നു കഴിക്കുന്നത് ഭയങ്കര വ്യത്യാസമായിരിക്കും. ഇവിടെയെന്താണ് ആദ്യം ഇത്തിരി ചോറ് തരും അതും പരിപ്പും പപ്പടവും പിന്നെ രസം അങ്ങനെ അങ്ങനെ ഓഹ് പിന്നെന്താ നീ പോര് എടാ അപ്പ എന്തായാലും കല്യാണത്തിന് ഞാൻ അങ്ങ് എത്താം. തലേദിവസത്തേക്ക് തന്നെ എത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ നോക്കാം. ആഹ് okay നീ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഞാൻ അങ്ങ് ഇറങ്ങാം തലേന്ന് രാവിലെ എത്താൻ പറ്റുമെങ്കിൽ രാവിലെ എത്താം. ഇരുപത്തിനാലിനല്ലേ കല്യാണം?

അതിന്റെ തലേന്ന് വെല്ലോം ഇറങ്ങാം എന്നിട്ട് അഹ് വൈകുനേരത്തേക്കുള്ളിൽ ഇങ്ങോട്ട് പോരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ നേരെ വീട്ടിലേക്ക് പോര് വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങട് പോവാം

ഇല്ല ഇവിടെ അടുത്താണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണൂല കുറച്ചു അങ്ങാട്ട് പോണം നടന്നു പോകാനെയുള്ളൂ കുറച്ചേ ഉള്ളു. ആണല്ലേ

ആഹ് നീയേ വീട്ടിൽ അന്ന് നിന്നോ രാത്രി ഇവിടെ വീട്ടിൽ നിന്നോ എന്നിട്ട് പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഒരുമിച്ചു ക്യാമ്പസ്സിലേക്ക് പോകാം. ആഹ് നീ വയനാട്ടിലേക്ക് പോരുന്നുണ്ടോ?

അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങ് പോരാം വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം.

okay ശരി.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

നല്ല വർത്താമാനം വീട്ടിൽ എല്ലാവർക്കും സുഖല്ലേ?

ഈ ചൂട് കാലാവസ്ഥയില് നിങ്ങക്ക് ബുദ്ധിമുട്ട് വല്ലതും അനുഭവപ്പെടുന്നുണ്ടോ? വീട്ടിലുള്ളവർക്കോ നിങ്ങക്കൊ? തണുപ്പ് കാലത്ത് വല്ല്യ പ്രശ്നനങ്ങളൊന്നുല്ല്യ. കാറ്റും തണുപ്പും അതുകൊണ്ട് വെല്ല്യ പ്രശനങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് ചില ദിവസങ്ങളില് നല്ല തണുപ്പുണ്ടാകാറുണ്ട്. ഉച്ചവരെയൊക്കെ തണുപ്പുണ്ടാകാറുണ്ട്, ചില ദിവസങ്ങളില് അത്രതന്നെ തണുപ്പുണ്ടാകാറില്ല. ഞങ്ങൾക്ക് തണുപ്പ് കാലത്ത് നല്ലൊരു അനുഭവമാണ് കാരണം ഞങ്ങളുടെ വീടിൻ്റ പരിസരങ്ങളിലൊക്കെ തോടുകളും പുഴകളും ഒക്കെ ഉണ്ട്.

അതുകൊണ്ട് ഞങ്ങക്ക് എനിക്ക് ഈ തണുപ്പ് കാലത്തിനോട് ഭയങ്കരം ഇഷ്ട്ടമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തില് തണുപ്പ് കാലം വന്നാൽ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറൊക്കെ ഉണ്ട്. സുഖം നമുക്ക് തണുപ്പ് കാലം തന്നെയാണ്. നിങ്ങക്ക് നിങ്ങടെ ഭാഗത്ത് നിങ്ങക്ക് ഏതു കാലാവസ്ഥയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് december, january മാസങ്ങളാണ്. അധികം ചൂടൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ december, january മാസങ്ങളിൽ february, മാർച്ചോക്കെ ആവുമ്പോ പിന്നെ ചൂട് തുടങ്ങി january, january മാസങ്ങളില് തണുപ്പായത്‌ കൊണ്ട് ആ കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ട്ടപ്പെടുന്ന കാലാവസ്ഥ.

മഴക്കാലാവുമ്പോ നല്ല മഴയും വേനലാവുമ്പോ നല്ല ചൂടുമാണ്.

ഞങ്ങളുടെ നാട്ടില് വലിയതോതിലൊന്നും ക്ഷാമമില്ല. ഞങ്ങളുടെ വീട്ടിലും വെള്ളത്തിന്‌ ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല.

ഞങ്ങൾക്ക് വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട്. ജലനിധി ആണ് ഞങ്ങളുടെ വെള്ളം. ഞങ്ങളുടെ വീട്ടിൽ കിണറുണ്ട് കുടിക്കാനുള്ള വെള്ളം മാത്രമേ കിണറ്റിൽനിന്നു എടുക്കാറുള്ളു ബാക്കിയുള്ള എല്ലാ ജലനിധി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത ഒന്നിടവെട്ട ദിവസങ്ങളിലാണ് വരുവാ വന്നാൽ ചില ദിവസങ്ങളിൽ വെള്ളം കിട്ടും ചില ദിവസങ്ങളില് കിട്ടൂല. അതെ പാലക്കാട് ജില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മലപ്പുറം ജില്ലയിലേക്കാട്ടിലും ചൂട് പാലക്കാട് ജില്ലയിൽ ഇണ്ട്. നിങ്ങൾ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണോ? പാലക്കാട് ജില്ലയിലാണോ?

വളരെ ചൂടാണ്. വീട്ടിലിന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറം ജോലിക്കു പോകുന്നവർക്ക് ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെ? അതെ മലപ്പുറം ജില്ലേനെ അപേക്ഷിച്ച് ചൂട് കൂടുതല് പാലക്കാട് ജില്ലേലെന്നയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് പാലക്കാട് ജില്ലയില് ആണ് പാലക്കാട് ജില്ലയില് ഇത്രയും കൂടുതൽ ചൂട് കൂടാനുള്ള കാരണമെന്താണ് നിങ്ങളുടെ അഭിപ്രായത്തില്? പാലക്കാട് ജില്ലയിൽ മലകളും കുന്നുകളൊക്കെ നിരത്തി ഇപ്പൊ എല്ലാം ടൗൺ ആയില്ലേ അത് തന്നെ പ്രധാന കാരണം അതുശരി നിങ്ങക്ക് december എന്നും ജലനിധി വരാത്തത് കാരണം ഏതു മാസങ്ങളിലാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാറ്? അത് january മുതലെന്നെ ബുദ്ധിമുട്ടാണ്. january, february, march, april ആറു മാസം കുഴപ്പമുണ്ടാവില്ല വെള്ളത്തിന് അത് കഴിഞ്ഞ് ആറു മാസം ഭയങ്കര ക്ഷാമമാണ്. january, february കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും march, april, may ആവുമ്പോ നല്ല ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. വെള്ളം കിട്ടാറേയില്ല എന്നാൽ നിങ്ങളുടെ വീട്ടിലൊരു കുഴൽ കിണറ് നിർമ്മിച്ചുകൂടെ? കുഴൽ കിണർ നിർമ്മിച്ച് നോക്കിയിട്ടുണ്ട്. രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഈ ഞങ്ങള വീട്ടില് ഏഴു കിണർ കിളച്ചിട്ടുണ്ട് അതിലിപ്പോ ഒരു കിണറ് മാത്രമേ നിലവിലുള്ളു ബാക്കിയൊക്കെ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. വെള്ളം കിട്ടാത്തത് കൊണ്ട്ഇ നി ഈ സ്ഥലത്ത് വെള്ളം കിട്ടൂല കിട്ടാനുള്ള chance ഇല്ല. അത്രയും സ്ഥലത്തിന് പെര നിക്കണ സ്ഥലം മാത്രമേ ഇനി കിണറ് കിളയ്ക്കാനുള്ളു ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും കിണറ് കിളച്ചിട്ടുണ്ട്. കുഴൽ കിണറായിട്ടും, സാധാ കിണറായിട്ടും ഒക്കെ വെള്ളത്തിന് എങ്ങനൊക്കെ കിട്ടാൻ പറ്റുന്നു അങ്ങനൊക്കെ നോക്കിയിട്ടുണ്ട് എന്നാ നിങ്ങക്ക് അടുത്ത ഈ മഴക്കാലത്ത് നിങ്ങളുടെ വീടിൻ്റെ വരുന്ന മഴവെള്ളം pipe വഴി നിങ്ങള കിണറിലേക്ക് ശേഖരിച്ചിട്ടൂടെ എന്നാൽ അടുത്ത വേനൽ സമയത്ത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ വെള്ളം ലഭിക്കില്ലേ? എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്? അത് ഒരു വീടും കൂടെ ഈ സ്ഥലത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ആ വീടിൻ്റെ പണി നടക്കുമ്പോ ആ വീട്ടിൽ നിന്നും ഇതാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതാവുമ്പോ ആ വീടാവുമ്പോ ഒന്നും കൂടെ കിണറിൻറെ അടുത്താവും ഈ വീട് കുറച്ചു വിട്ടിട്ടാണ്. നിങ്ങള് യാത്രചെയ്യാനൊക്കെ ഈ ഏതു കാലാവസ്ഥയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഏതു കലാവസ്ഥയിലെ യാത്രയോടാണ് നിങ്ങൾക്ക് ആഗ്രഹം? മഴക്കാലമാണൊ, വേനല്ക്കാലമാണോ മഞ്ഞുകാലമാണോ? മഴക്കാലവുമല്ല വേനല്ക്കാലവുമല്ല മഞ്ഞു കാലം അതല്ലേ യാത്ര ചെയ്യാൻ ഏറ്റവും സുഖമായ കാലാവസ്‌ഥ. ആ കാലാവസ്ഥയിലാണ് നിങ്ങൾ പോയിട്ടുള്ള യാത്രകളിലൊക്കെ ഏതു സമയത്താണ് നിങ്ങൾ യാത്ര പോയിട്ടുള്ളത്? മഞ്ഞു കാലത്താണോ മഴക്കാലത്താണോ? ഞാൻ മഞ്ഞു കാലത്താണ് പോയിട്ടുള്ളത്. എനിക്കും താൽപ്പര്യം അങ്ങനെത്തന്നെയാണ്

അവിടെ ഇറങ്ങാൻ പറ്റില്ല അപ്പൊ പിന്നെ ഒന്നും കാണാനും പറ്റില്ല. അപ്പൊ കാലാവസ്ഥയിലേറെ നല്ലതാണു മഴയില്ലാത്ത കാലാവസ്ഥ വേനലായാലും അതുതന്നെയാ അവസ്ഥ ചൂട് കാരണം എവിടേയും പോവാനും പറ്റില്ല, കാണാനും പറ്റില്ല എവിടെ പോയാലും വെയിലായിരിക്കും

അപ്പൊ ഏറ്റവും നല്ല കാലാവസ്ഥ യാത്രചെയ്യാനും ഇതിനൊക്കെ മഞ്ഞുകാലം തന്നെയാ

ഞങ്ങൾക്ക് ജലനിധിയൊന്നുമില്ല. വീട്ടിൽ തന്നെ സ്വന്തമായി കിണറുണ്ട്. ഞങ്ങളുടെ പരിസരങ്ങളിലും എല്ലാ വീടുകളിലും കിണറുണ്ട് അതുകൊണ്ട് ഇതുവരെ വെള്ളത്തിന് വലിയ ക്ഷാമം ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഭാഗങ്ങളില് വെള്ളം കുറവായത് കൊണ്ടാണോ ജലനിധി ഉപയോഗിക്കുന്നത്?

ജലനിധി വെള്ളം മാത്രം ആശ്രയിച്ചു ജീവിക്കുന്നവരാണ്. മഴക്കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടാകാറുണ്ടോ? കിണറിലും വെള്ളം ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് അപ്പൊ ജലനിധി വെള്ളവും ഇഷ്ടംപോലെ വരാറുമുണ്ട്. വേനൽക്കാലമായാലാണ് വെള്ളം വരാത്തത് അപ്പ ഒന്നിടവിട്ട ദിവസങ്ങളിലാ വരും ചെയ്യുള്ളു മഴക്കാലത്ത് എല്ലാ ദിവസവും വരുകയും ചെയ്യും

കിണറിൻറെ അടുത്തൊരു മഴ സംഭരണി നിർമ്മിക്കാൻ വീടും വീടിൻറെ കുറച്ച് വീട്ടീന്ന് കുറച്ച് വിട്ടിട്ടാണ് കിണറുള്ളത് അതുകൊണ്ട് വീടിൻറെ വാർപ്പിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമൊന്നും ശേഖരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. വീടും കിണറും കുറച്ച് വിട്ടാണ് വീടിനോട്‌ ചാരിയിട്ടാണ് കിണറ് എന്നുവച്ചാ നമക്ക് അങ്ങനെ വീടിൻ്റെ മുകളിൽ നിന്ന് വരുന്നൊരു എന്തെങ്കിലും ഉണ്ടാക്കാം. തണുപ്പ് കാലങ്ങളിൽ നിങ്ങളുടെ നാട്ടില് എങ്ങനെയാ ബുദ്ധിമുട്ടുണ്ടോ അതോ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞുപോകാൻ പറ്റോ

വേനൽക്കാലവും ഒരുപോലെ വരുന്നത് കൊണ്ട് എല്ലാ കാലവും ഒരുപോലെ ജീവിക്കാൻ കഴിയും. വെള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ചില വിദേശരാജ്യങ്ങളിലൊക്കെ മഴ വളരെ കുറവായത് കൊണ്ട് തന്നെ അവിടെയുള്ള രാജ്യങ്ങളില ജനങ്ങൾക്ക് വെള്ളത്തിനൊക്കെ ഭയങ്കരം ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് african രാജ്യങ്ങളിലൊക്കെ അതെ അതെ

ഇല്ല വിദേശ യാത്രയൊന്നും പോയിട്ടില്ല. അതുശരി മഞ്ഞുകാലത്ത് നമ്മടെ നാട്ടില്‍ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല പൂവുകളും കായികളൊക്കെ ഉണ്ടായി എല്ലാ മരങ്ങളും നല്ലോണം വളർന്നു നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ്? അത് അതിപ്പോ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് മഞ്ഞുകാലത്ത് എല്ലാ ഫല വൃക്ഷങ്ങളും ഉണ്ടാകുന്ന സമയവും സന്ദർഭമൊക്കെ ആയത് കൊണ്ട് ചക്ക, മാങ്ങ, പുളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന കാലമായത് കൊണ്ട് പിന്നെ മഴക്കാലമാവുമ്പോ ആ സമയത്തേക്കാണ് അതൊക്കെ പാകമായി വരുന്നത് അപ്പൊ പിന്നെ എല്ലാം അതായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതല് ബുദ്ദിമുട്ട് അനുഭവപ്പെടുന്നത് വേനൽ കാലത്താണ് കാരണം ഭയങ്കര ക്ഷീണം

പുറം ജോലിക്ക് പോകുന്നവരുണ്ടോ? ഇല്ല അധികം പുറം ജോലിക്ക് പോകുന്നവരില്ല. വീട്ടിൽ ഇള്ളത് ഒരാള് office ൽ work ചെയ്യുന്നതാണ് മറ്റൊരാള് ഹോട്ടലിൽ work ചെയ്യുന്നതാണ്. പിന്നെ വീട്ടിൽ ഉപ്പയാണ് ഉപ്പ ഉപ്പാക്ക് ഒരു വീട്ടിൽ പശു ഇണ്ട് അതിന് പുല്ലരിയുവ അതിനെ നോക്കുക അതാണ് ഉപ്പാൻ്റെ ജോലി. ഇങ്ങള വീട്ടില് ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടില് പുറംജോലിക്ക് പോകുന്നവരൊന്നും ഇല്ല. എൻ്റെ husband ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്, അതുകൊണ്ടുതന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ നമുക്കുള്ളത് വീടിൻ്റെ പുറത്തിറങ്ങാതെ നമ്മടെ ജോലികളൊക് നേരത്തെ ചെയ്തുകൊണ്ട് പുറത്തിറങ്ങാതെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട്

വേനൽ കാലങ്ങളില് ഉണ്ടാകാറുണ്ട് കാരണം പൊടി വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാവുന്ന പൊടിപടലങ്ങള് പിന്നെ ചുട്ടു പൊള്ളുന്ന വെയില്

അവര് bus നാണ് പോവാറ് എന്നാലും bus ഇറങ്ങി വരുന്ന സമയത്തൊക്കെ നല്ല കുറച്ച് ദൂരം ഉണ്ടായത് കൊണ്ട് നല്ല പ്രയാസമാണ് അവർക്കൊക്കെ നിങ്ങക്ക് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ലേ? ഇല്ല school അടുത്താണ് എന്നാലും bus ഉണ്ട് bus ന് വീടിന് മുന്നിലൂടെ bus വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത്രേം പിന്നെ കാറ്റായാൽ പൊടിയുടെ ശല്യമാണ് roadside ലാണ് വീട് അതുകൊണ്ട് ഭയങ്കരം ശല്യമുണ്ട് വാഹനങ്ങളൊക്കെ പോകുമ്പ നല്ല പ്രശ്‌നമുണ്ട് വേനൽകാലം ആയാല്

എന്നാലും നമുക്കൊക്കെ ഏറ്റവും നല്ലത് മഞ്ഞുകാലവും, മഴക്കാലവുമാണ്. എന്നാ ഇതിനെ കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങളോട്സം സാരിക്കാം എന്നാ ശരി. ശരി